രണ്ടീസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കോ കേരളത്തില്‍

Worldcup കണ്ടിന്നില്ലേ

ആഹ് അത് അർജന്റീന അല്ലേ

ആ ബ്രസീല് ഏത് group ലാണ്

C ഇങ്ങള് A group ലല്ലെ

ആ ഞങ്ങളേ ഞങ്ങളെ നല്ലെ ഞങ്ങളെ കളി കയിഞ്ഞേ ഇന്നലെ final ൽ ഇല്ലേയ്നു അർജന്റീനിടെടെ ജയി cup അടിച്ചില്ലേ ആ first ഇങ്ങള് സൗദിൻറെക്കെപ്പോ തോറ്റപ്പോ ഇങ്ങള് cup എടുക്കൂലന്നൊക്കെയ കരുതിയെ അമ്മാരി ചെറിയ team നൂറ്റമ്പത്രണ്ട എത്രയോ സ്ഥാനത്താണ് വന്നെ local team ൻറെപ്പം നിങ്ങള് ജയിച്ചുന്ന് അറി അല്ല തൊറ്റുന്ന് അറിഞ്ഞപ്പെ ഞങ്ങള് first ഒന്ന് തായ്‌ന്ന് കൊടുത്തതാ cup എടുക്കാൻ വേണ്ടിയിട്ട്

ഈ world cup ഖത്തർ world cup full അട്ടിമറിയനു

രണ്ടായിരത്തി പത്തില് സ്പെയിന് cup എട്ത്ത്‌ട്ട് first കളി തോറ്റിട്ടാണ് ഞങ്ങളാ ചരിത്രം ഒന്നും കൂടി കുറിച്ചതാണ് അഹ് ആഹ് അവര് നല്ല കളിയൊക്കെ കളിച്ചിന്ന് ബ്രസീല് ഒന്നാം സ്ഥാനത്ത് ആണെങ്കിലും തോറ്റു അത് ശരിയ നല്ല കളി കളിച്ചിട്ടാണ് തോറ്റിക്കണത് നെയ്മറോരു ഇതൊക്കെ ബ് Goal ഒക്കെ അടിച്ചു Last last ഒരു Goal ഒക്കെ അടിച്ച് ആ തോറ്റെട അവരൊന്നും തോൽക്കൊന്നും കരുതില്ല

അഹ് നിങ്ങളെ കളി എന്താ അടിപൊളി അല്ലേ world cup ഉം നിങ്ങളല്ലേ

ഉം ഇങ്ങള് would ranking ൽ ഒന്നാം സ്ഥാനത്ത്‌ കേറിയല്ലേ ആ ഞങ്ങള് കേറി നിങ്ങള് തൊറ്റോരും ഞങ്ങ ജയിച്ചോരും കേറിക്ക്ണു ഞങ്ങള് മൂന്നാം സ്ഥാനത്ത് ഇണ്ടായിരുന്നു ഉം ഇങ്ങള് ഒന്നാം സ്ഥാനത്തേക്ക് കയറി

പിന്നേ ബ്രസീലിലെ അടിപൊളി ആരുന്നുട്ടോ goali

ബ്രസീനെ തോൽപിച്ച ക്രോയേഷ്യനങ് മൂന്നെ പൂജ്യത്തിന് തോൽപ്പിച്ചു കണ്ടില്ലേ കളി കണ്ടീനല്ലെ

അഭിപ്രായക്കെ എന്തക്കെയാ എന്ത് നല്ല അഭിപ്രായം അടിപൊളിയാണ് നമ്മളെ കൂട്ടുകാരൊക്കെ പോർച്ചുഗൽ ആയങ്കോണ്ടേ ഓരേ കളിയാക്ക പറ്റും ആ നിങ്ങളീ പോർച്ചുഗലും ബ്രസീലും കോ കോ quarter finel ഒപ്പല്ലേ പൊർത്തായി ആ ആ നിങ്ങളെ തോൽവി ഒരു പ്രതീക്ഷിക്കാത്യയാണ് വന്നേ

ഇല്ലേയ് ഞങ്ങള് ജയിച്ചു കൊറിയാന്റോപ്പെ ഇബല തോറ്റുക്കണ് പോർച്ചുഗല്

ആ മെസ്സി ഇന്നലെ രണ്ട് goal ഒക്കെ ഇടക്കണു finale ല്

നല്ലൊരു പെ penalty goal ഉം ഉണ്ടായ്ന്നു ഉം പിന്നെ നല്ല last minute ല് extra time ൽ ഒരു goal ഉം ഉണ്ടായ്‌ൻ

അതല്ലാതെതരുന്നു ആഹ് എ ഉം ഞങ്ങള് സൗദി അറേബ്യയെടൊപ്പം തോറ്റപ്പം എല്ലാരും പർനീനു നിങ്ങൾക്കു ഇനി world cup ഉം കിട്ടൂല ഇത്രയും പൊട്ട team ൻറെപ്പാണ് നിങ്ങള് തോറ്റിക്കണത് ശരിയാ ഇങ്ങള് ഭയങ്കര പൊട്ടൻ team ൻറെപ്പ തോറ്റത് ആ സൗദി അറേബ്യ കളിക്കാരൊക്കെ ഇണ്ട് നല്ല മികച്ച കളിക്കാരൊക്കെ ഇണ്ട്

മെസ്സിൻറെ പിന്നാലെയാണ് സൗദി അറേബ്യത്തെ എല്ലാരും ഒരേമാതിരിയാ കളി ഒരേ കളിന്ന്യാ എല്ലാർക്കും

മികച്ച കളി കളിച്ചിട്ട ജയിച്ചക്കാണ് അത് ശരിയാണ് group ൽ ആകെയുള്ളത് മൂന്ന് കളിയാണ് അയില് first കളി ഞങ്ങള് തോറ്റു പിന്നത്തെ എല്ലാ കളിയും ജയിക്കണമായിരുന്നു പിന്നത്തെ ഒരു കളി തോറ്റ ഞങ്ങള് പൊറത്താവും

എന്നിട്ടാണ് മെക്സിക്കോൻറെപ്പം പോളണ്ടിൻറെപ്പക്കെ അടിപൊളി കളി കളിച്ചു ജയിച്ചത് ഉം അഹ് ന്നെ ഇറ്റലിയെടൊപ്പം കളിച്ചു ക്രൊയേഷ്യയെടോപ്പം കളിച്ചു final ലേക്കെത്തി

നിങ്ങൾക്ക് മൊത്തം എത്ര cup ഇണ്ട് ഞങ്ങക്ക് അഞ്ചു cup

നിങ്ങളെ അത്ര ഇല്ലെങ്കിലും ഞങ്ങക്ക് മൂന്നെണ്ണ്ട്

world chambians അർജന്റീനയാണ്

അഹ് നെയ്മറിന് പരിക്ക് ഏറ്റു കാലിന് കാല പരിക്ക് ഓന്ക്ക് എപ്പളും അല്ലേലും പരിക്കന്യാന് ആ നെയ്മർ മറ്റേ ബ്രസീലിൻറെ കളിയിള്ളപ്പോ PSG ക്ക് പോയിട്ട് അവിടുന്നെന്തോ പരി പരിക്കേറ്റതല്ലേ

അല്ലാ മൊത്തം എത്ര team ആണ് world cup ൽ ഇണ്ടാവല്

അഹ്

അഹ് അത് പോർച്ചുഗൽ ഏത് group ലയിന്നു പോർച്ചുഗല് തോന്നുന്നേ അഹ് ന്നെ IPL ഇപ്പൊ

ഇജ്ജെതരുന്നു team കൊൽക്കത്ത

ആ ഇങ്ങക്ക് അഞ്ച് കപ്പൊക്കെ ഇണ്ട്ലെ ലെ ഉം എങ്ങനെ എന്താ ക കന്നെക്കുറിച്ച് അഭിപ്രായെന്താ എങ്ങനിണ്ട്

മുംബൈ റസല് കളിച്ചിണ്ട് ലെ അത്ര Form ഇല്ല ഹും ഞങ്ങക്കിനി മുംബൈടപ്പം കളിവരണില്ലെ ആ കളിയരുന്നുണ്ട് ഒരു അഞ്ചോസം കൈനീട്ടാ തോന്നു ആ നമ്മളെ ഒരു കളി മിന്നാന്ന് കയിഞ്ഞു ആ അയില് തോറ്റു തോറ്റു അഹ് കണ്ട് ഞാന് കളി കണ്ടു മുംബൈ ഒരു കളി ജയിച്ചു കൊൽക്കത്ത ചെന്നൈടൊപ്പം തോറ്റു അഹ് ഇങ്ങക്കാരപെനി പഞ്ചാബിൻറെപ്പോ അഹ് പഞ്ചാബിൻറെപ്പം ഉം ഉം

ആ ഇരുന്നൂറിൻറെ മേലെ ച്ചാടി അഹ് അല്ലാ നല്ല കളി കളിച്ചണെ ആളൊക്കെണ്ടോ മുംബൈല് ആരൊക്കെ രോഹിത് ഇണ്ട് ആ അടിപൊളിയാണ് പിന്നെ ഗിരിനിണ്ട് ഇവരൊക്കെ അടിപൊളി കളിക്കാരാണ്

അഹ് ഞങ്ങള് ഇണ്ടവല് പൊള്ളാർടൊക്കെ ഇണ്ടാർന്നതാ അതൊരു കാലം അഹ് പൊള്ളാഡ് ഇപ്പൊ എന്താണ് Bating coach ഓ

bating ൻറെ coach അല്ലേ

അഹ് ഞങ്ങളിതിപ്പെ എ

അവസാനം വന്നു രണ്ട് six അടിച്ചു മൂന്നാമത്തെ Ball ആറ്റം catch ആയത്

അഹ്

പയിനെട്ട് Over ആയപ്പെ കളി തീർന്നിക്ക്ണു

ആ അപ്പൊ point table ല് എത്രാം സ്ഥാനത്താണ് മുംബൈ മുംബൈ ആറാം സ്ഥാനത്ത് കൊൽക്കത്തെ കൊൽക്കത്ത ഒമ്പതാം സ്ഥാനത്താണ്

അടിയില് പഞ്ചാബ്ണ്ട് ഇങ്ങള് ഓലൊപ്പം കളിച്ചു തോറ്റില്ലെ

അഹ് ഇങ്ങള് നല്ല നല്ല വിട്ടോടുത്തു ഓലങ്ങനെ പത്താം സ്ഥാനത്തേക്കെത്തി club ലല്ലേ കളി കാണാൻ പോവല് ആ ഞാന് കൊൽക്കത്ത കളി club ൽ കാണാ പോവലിണ്ട് അല്ലാത്ത കളി ഇവിടന്നെ ഇരുന്ന് കാണലാ അല്ലെങ്കില് അമ്പത്തഞ്ച് തറവാട്ട്ക്ക് വിടും അല്ലാ world cup ഏതിലാ കണ്ടിന്ലാ phone ലാ കണ്ടിന്നെ

ഞാ എനക്ക് വരാൻ പറ്റൂലല്ലോ ഞാൻ പ്പൊ കോയിക്കോടണ് ഉം ഉം അല്ലാ leave ഒന്നും കിട്ടൂല

class ഒക്കെ എങ്ങനിണ്ട് class ന്താ കൊയപ്പല്ല അവിടന്ന് എന്താ കളി കാണലില്ലേ ആ കളി കാണാൻ എടക്കടക്ക് പറ്റും എടക്ക് പറ്റൂലാ അവിട പിന്നെ would cup ൻറെ time ൽ jio sim ഇണ്ടാർന്നില്ലേ അയ്ല് കാണലാണയ്നു അയിലടിപൊളിയാറ്റ് ല്ലാം live കാണിച്ചിലാലോ അല്ലേ ആ live ഇണ്ടാകും മ്മ് എല്ലാം ഉണ്ടാകും IPL ഇണ്ടാവും എല്ലാം ഉണ്ടാവും ISL ലോക്കെ കാണലിണ്ടല്ലേ

ഇനി ഒരു മാസം കഴിഞ്ഞ വരാൻ പറ്റുവായിരിക്കും leave കിട്ടിയ വരും ഇന്നിപ്പോ അർജന്റീന ജയിച്ചേൻറെ ചെലവ് ഞാനന്ന് തെരണ്ട്

അർജന്റീന ജയിച്ചയിച്ചിൻറെ ചെലവേ

ആ തര്ണം ഇപ്പം ബ്രസീല്പൊട്ടിയത് ഉം

ആ പിന്നേ ഒന്നല്ല ആന അയ്യപ്പനെ കാണലില്ലേ അത്

ആ കാണലിണ്ട് എന്നാ ഞാൻ പോവാണ് ഇറങ്ങിട്ടില്ല ആ എന്ന ശരി